Hello നമസ്കാരം. ആഹ് hello നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ആഹ് സുഖം. അങ്ങിനെ പോകുന്നു. എന്തൊക്കെയുണ്ട് തങ്ങളുടെ വിശേഷം? വീട്ടില്ലെലാവർക്കും സുഖമല്ലേ? ആഹ് വീട്ടില്‍ എല്ലാവര്‍ക്കും സുഖം തന്നെയാണ്. താങ്കളുടെ വീട്ടില്‍ എല്ലാവര്‍ക്കും സുഖം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു.

എന്തായിരുന്നു അങ്ങിനെ ചോദിക്കാൻ തോന്നിയത്? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആഹ് അതേലെ. ഏർ ഞാന് എന്ന നമ്മുക്ക് കുറച്ചുനേരമൊന്ന് free ആയിരുന്ന് സംസാരിക്കാലോ എന്ന് കരുതീട്ടാണ് ഞാൻ താങ്കൾക്ക് വിളിച്ചത്. സംസാരിക്കാൻ ഏർ താല്പര്യം ഉണ്ടാവുമല്ലോ? ഓ അതിനെന്താ. സംസാരിക്കാൻ താല്പര്യം ഉണ്ടിപ്പോൾ. ആഹ് എന്നാ ഞാനമ്മുക്കൊരു യാത്ര പോയതിനെ കുറിച്ച് സംസാരിച്ചാലോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? താങ്കള്‍ക്ക് അതിനെ പറ്റി സംസാരിക്കാൻ ഇഷ്ടമല്ലേ? ആഹ് എനിക്ക് അതിനെപറ്റി സംസാരിക്കുന്നത് വളരെ ഇഷ്ടം തന്നെയാണ്. അതിനെപ്പറ്റി സംസാരിക്കുന്ന താല്പര്യമുള്ള വിഷയം കൂടെയായതിനാൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കുന്നത് വളരെത്തന്നെ ഇഷ്ടം ആണ്. ആഹ് അങ്ങിനെയാണല്ലേ? ഏർ താങ്കൾ യാത്ര പോകാറുള്ള വ്യക്തിയാണോ? യാത്രക്ക് ഇഷ്ടമുള്ള ഏർ കൂട്ടത്തിലുള്ള ആളാണോ? ആഹ് അതെ. എനിക്കും വളരെ യാത്രകൾക്ക് ഇഷ്ടമുള്ള ഏർ താങ്കൾക്ക് യാത്ര ഇഷ്ടമാണ് കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ? ആഹ് അതെഅതെ. എനിക്ക് യാത്ര വളരെയധികം ഇഷ്ടമുള്ള ഞാനും. കുറെ യാത്ര പോയിട്ടുണ്ട്. ഏർ പിന്നെ എനിക്കും എല്ലാവരോടും കൂടി യാത്രപോകാനാണ് ഇഷ്ടം. താങ്കൾക്ക് എങ്ങിനെയാണ്? ഒറ്റക്കാണോ? അതോ family ആയിട്ടാണോ? അതോ friends ആയിട്ടാണോ? എങ്ങിനെ പോകാനാണ് യാത്ര ചെയ്യാൻ കൂടുതൽ ഏർ താല്പര്യം?

ഒരു അഹ് ഒറ്റക്കലാതെ നല്ല jolly ആയി പോകുന്നത് തന്നെയായിരിക്കും ഏറ്റോം രസം എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണല്ലോ. ഏറ്റവും കൂടുതൽ രസം എന്നാണ് ഏർ എനിക്ക് തോന്നുന്നത്. താങ്കൾക് അങ്ങിനെയൊക്കെ ആണോ? അതെ. എനിക്കും അങ്ങിനെത്തന്നെയാണ് തോന്നുന്നത്. താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട യാത്ര എവിടെക്കായിരുന്നു?

ഏർ താങ്കൾ കേട്ടിട്ടുണ്ടോ കോട്ടക്കുന്ന് എന്ന സ്ഥലം?

ആഹ് അതെ. എനിക്കും അഹ് ഇഷ്ടമുള്ള സ്ഥലമൊക്കെ തന്നെയാണ് കോട്ടക്കുന്ന്. ഞാൻ പലയിടങ്ങളിലും പോയിട്ടുണ്ട്. എന്നാലും last പോയ സ്ഥലം അഹ് കോട്ടക്കുന്നാണ്. ഞാൻ എൻ്റെ family യും ആയിട്ടാണ് പോയിട്ടിണ്ടായിരുന്നത്. അവിടെ അഹ് പറയാനുള്ള അനുഭവമെന്താന്ന് വെച്ചാല് ഒരു നല്ല അനുഭവം തന്നെയാണ്. അഹ് കൂടുതലും അഹ് മുതിർന്നവരെക്കാളും ആ ആസ്വദിക്കാനുള്ളത് കുട്ടികൾക്ക് തന്നെയാണ്. കുട്ടികളുടെ ഏർ parking ഉം ഏർ പിന്നെ അതുപോലെതന്നെ മൈതാനവും അഹ് പലതും നല്ല രസമുണ്ട്. അഹ് പല ചെടികളായാലും പൂക്കളായാലും കാണാൻ വളരെ ഭംഗിയുള്ള ഏർ സ്ഥലമാണ്. നമ്മുടെ മനസ്സിനൊന്ന് relaxation

അഹ് thrill ഉം അടിച്ചുപൊളിക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അഹ് നല്ല രസത്തോടുകൂടിതന്നെ യാത്രയൊക്കെ പോയി തിരിച്ചു വന്നു. അഹ് പിന്നെ അതുപോലെതന്നെ താങ്കൾ എവിടെക്കായിരുന്നു last പോയിരുന്നത്? ഞാൻ ഇപ്പോൾ അവസാനം പോയത് ഊട്ടി എന്ന സ്ഥലത്തേക്കാണ്.

ഇപ്പോ ഉള്ള ഊട്ടി എങ്ങിനെയെന്നൊക്കെ ഒന്ന് പറയുമോ?

ഏർ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മടെ മനസ്സിനുള്ളിലുള്ള എല്ലാ മാറിക്കിട്ടും. അങ്ങിനെ പിന്നെ ഞാൻ അവിടെ പോയത് എൻ്റെ friends സുകളുമായിട്ടാണ് അതുകൊണ്ടു തന്നെ jolly ആയിട്ട് സന്തോഷത്തിൽ തന്നെ പോകുവാനും തിരിച്ചുവരുവാനും കഴിഞ്ഞു. അവിടെക്കൊരു യാത്ര വളരെ മനോഹരമാണ്. കാടുകളും ഓരോ യാത്ര വളരെ വളരെ അധികം നമ്മുക്ക് മനസ്സിന് കുളിർമയേകുന്ന യാത്രകൂടിയാണ് ഊട്ടിക്കുള്ള യാത്ര. ആഹ് അതേലെ. ഏർ നമ്മുക്ക് പറയാവുന്നത് യാത്ര പോയാൽ തന്നെ നമ്മടെ മനസ്സിലുള്ള കുറച്ചു tension കുളം stress ഉം എല്ലാം ഒഴിവാക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോനിയത്. താങ്കൾക്ക് അങ്ങിനെ തോന്നിയോ?

Family യും ആയിട്ട് യാത്ര പോകുന്നത് കാരണം നമ്മടെ ഉള്ളിലുള്ള tensions എല്ലാം മാറിക്കിട്ടും. പുതിയൊരു ഉന്മേഷം നമ്മടെ മനസ്സിനും കിട്ടും. അവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ നമ്മടെ മനസ്സിനും കണ്ണിനും എല്ലാത്തിനും ഒരു പുതിയ കുളിർമ്മ നൽകു അങ്ങിനെയാണ്. താങ്കൾ പിന്നീട് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം യാത്ര എവിടെക്കായിരുന്നു? എനിക്ക് പിന്നീട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യാത്ര എന്നുപറഞ്ഞാലാണ് അതിനു മുൻപ് കോട്ടക്കുന്നിലേക്ക് പോകുന്നതിനു മുൻപ് പോയിട്ടുള്ളത് അഹ് കോഴിക്കോട് beach യിലേക്ക് പോയിരുന്നു. അവിടേം തന്നെ വളരെ മനോഹരമായ കാഴ്ചകൾ ഒക്കെതന്നെയാണ്. കോഴിക്കോട് beach താങ്കളൊക്കെ പോയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അഹ് അധികോം എല്ലാവരും പോയിട്ടുണ്ടാവും. താങ്കൾ പോയിട്ടിലെ അവിടേക്ക്? അതെ. ഞാനും എൻ്റെ friends ഉം family ഉമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടേം നമ്മുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കാണുവാനും കഴിയുന്നതാണ്. ഏർ താങ്കളുടെ experience എന്തായിരുന്നു അവിടേക്ക് പോയിട്ട് ഉണ്ടായിരുന്നപ്പോൾ? എൻ്റെ experience വളരെ നല്ലത് തന്നെയായിരുന്നു. നല്ല കടൽത്തീരവും തണുത്ത കാറ്റു വീശലും പിന്നെ പലതരം ഏർ പലതരം അഹ് കച്ചവടക്കാരും എല്ലാമായി കുട്ടികളും നമ്മടെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ തിരമാല . അതൊക്കെത്തന്നെയല്ലേ നമ്മടെ ഏറ്റവും അഹ് കുളിർമ്മ നല്കുന്ന കാഴ്ചയും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതും. ഒക്കെയാ നല്ല കാഴ്ച ഏർ കോഴിക്കോട് beach ൽ പോയപ്പോള്‍ അതുതന്നെ തിലതിരമാലയുടെ തന്നെയായിരുന്നു. പിന്നെ ഏർ ഇതൊക്കെ നമ്മക്ക് എവിടെക്കുമൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ ബുദ്ധിമുട്ടുകളേയും tension കളേയും എല്ലാം തന്നെ കുറക്കാനും നല്ല പുതിയ ഓർമ്മകൾ നമ്മുക്ക് ഈയൊരു യാത്ര പോകുന്നത് അഹ് മൂലം നമ്മുക്ക് ഉണ്ടാകുന്ന നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങിനെ തോന്നാറുണ്ടോ? അഹ് ഒരുപ്പാട് നമുക്കീ യാത്രകളിൽ നിന്നും മനസ്സിലാക്കാം. പുതിയപുതിയ ആളുകളെ കാണാം. പുതിയപുതിയ സംസ്കാരങ്ങളെ കാണാം. പുതിയപുതിയ രീതികൾ. പുതിയപുതിയ ഭാഷകൾ. അങ്ങിനെ പലപല കാര്യങ്ങൾ നമ്മുകീ യാത്രയിൽ നിന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.

അങ്ങിനെയൊക്കെയാണല്ലേ. ഏർ താങ്കൾ അഹ് എ എപ്പോഴൊക്കെയാണ് യാത്ര പോകാറ്? അത് leave കിട്ടുമ്പോഴാണോ? അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ ആഘോഷവേളയിൽ ആണോ? ഈ ക്രിസ്റ്മസിനു വേര് പെരുനാൾ അങ്ങിനെയൊക്കെ കിട്ടുമ്പോഴാണോ പോകാറ്? എങ്ങിനെയാണ് യാത്രയൊക്കെ ചെയ്യാറ്? ഞാൻ യാത്ര ചെയ്യാറ് ഹും leave കിട്ടുമ്പോഴോ അല്ലെങ്കി പുതിയപുതിയ കാര്യങ്ങൾ നമ്മുടെ ഈപോലെ ഈസ്റ്റര് പെരുന്നാള്‍ ക്രിസ്മസ്

ആഹ് അങ്ങിനെയാണല്ലേ. ഞാനും അങ്ങിനെയൊക്കെ തന്നെയാണ്. Leave കിട്ടുമ്പോഴൊക്കെ അധികം യാത്ര ചെയ്യാറുണ്ട്. അഹ് കൂടുതലും നമ്മള് ഒറ്റക്ക് പോകുന്നതിനേക്കാളും നല്ലത് എന്ന് എനിക്ക് തോന്നിയത് നമ്മടെ family യുടെകൂടെപോവ അല്ലെങ്കിൽ friends സുകളോടൊപ്പമോ ഒക്കെ പൊക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം നമ്മുക്ക് നമ്മുടെ അഹ് ബുദ്ധിമുട്ടുകളും tension എല്ലാം മറന്ന് നല്ല enjoy ചെയ്ത് വരു അഹ് ആൾക്കാരെയൊക്ക പുതിയ ആൾക്കാരെയൊക്ക കാണുമ്പോഴും അഹ് പുതിയപുതിയ അഹ് കാഴ്ചകളൊക്കെ നമ്മള് ആസ്വദിക്കുമ്പോ നമ്മടെ മനസ്സിനെ തന്നെ നമ്മുക്ക് refresh ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങിനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് അഹ് ഇതുവരെ യാത്ര പോയതില്‍ വെച്ചു ഉണ്ടായിട്ടുള്ളത്. അഹ് താങ്കൾക്കൊക്കെ എങ്ങിനെയാണ്? ഇങ്ങിനെത്തന്നെയാണെന്ന് ഞാന് വിശ്വസിക്കുന്നു. അതെ. എനിക്കും ഇങ്ങിനെയുള്ള അനുഭവങ്ങൾതന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ആഹ് അങ്ങിനെയാണല്ലേ. ഏർ പിന്നെ താങ്കള് ഊട്ടിയല്ലാതെ അഹ് വേറെയെവിടെയാണ് പോയിട്ടുള്ളത്? ഊട്ടി കൂടുതൽ തണുപ്പുള്ള സ്ഥലമല്ലേ. ഊട്ടി ഏർ ഊട്ടി എന്നുപറയുന്ന സ്ഥലം? അതെ. ഊട്ടി എന്ന് പറയുന്നതുതന്നെ നല്ലൊരു തണുപ്പുള്ളതും നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ മനസ്സിൽതന്നെ ആദ്യം വരുന്നത്. സമയത്തു ഊട്ടി ഉള്ളത്. പിന്നെ

ആഹ് അതേലെ. താങ്കൾ എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോയതാണോ ഒറ്റക്ക്? അതെ. ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യമായിട്ട് പോയതാണ്. എന്നാലും ഒറ്റക്കായിരുന്നാലും എനിക്ക് തന്നെ enjoy ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ family യും friends സും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കഴിവുമായിരുന്നു. അവിടെ എനി അതിശയമായി തോന്നിയത് അവരുടെ ഭക്ഷണരീതി, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ഭാഷാശൈലി അവരുടെ സംസ്കാരം എന്നിവയൊക്കെയാണ്. ആഹ് അതെയല്ലേ. ആഹ് ഞാനും കേട്ടിട്ടുണ്ട് ബാംഗ്ലൂരിലെ സംസ്കരരീതിയും ഭാഷാരീതിയും വസ്ത്രധാരണയും. ഏറ്റവുംതന്നെ നമ്മക്ക് ഇഷ്ടപ്പെടാത്ത ഏറ്റവും കാര്യമെന്ന് പറയുന്ന ഭക്ഷണരീതി ആയിരിക്കും. നമ്മൾ ഇവിടെ നാട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ആഹ് അവിടെ കിട്ടില്ല എന്ന് തന്നെയാ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങിനെയൊക്കെയാണോ? അതെ. പക്ഷെ എന്നാലും നമ്മുക്ക് ഓരോരോ പുതിയപുതിയ ഭക്ഷണങ്ങൾ രുചിക്കാനുള്ള കാര്യങ്ങൾ അവിടുന്ന് കിട്ടും. നമ്മുടെ നാട്ടിൽനിന്നും കിട്ടുന്നത് അത്ര രുചിയില്ലെങ്കിലും ഓരോരോ പുതിയപുതിയ കാര്യങ്ങൾ നമ്മുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഹ് അതേലെ. ഏർ താങ്കൾക്ക് ഒറ്റക്ക് പോയ അനുഭവം എന്ന് പറഞ്ഞത് അധികം enjoy ചെയ്യാൻ പറ്റീല എന്നാണല്ലേ. അഹ് ഒറ്റക്ക് പോയതുകൊണ്ട് താങ്കൾക്കൊരു അഹ് ധൈര്യം കിട്ടീലെ? പേടിയൊക്കെ ഉണ്ടായിരുന്നോ ഒറ്റക്ക് പോകാനായിട്ട്? ആദ്യമായിട്ടാണോ ഒറ്റക്ക് പോയിരുന്നത് താങ്കൾ? അതെ. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒറ്റക്ക് പോയത്. അതുകൊണ്ടുതന്നെ ഞാൻ അഹ് ഒരു പേടി പേടിയൊരു ഇതിലേക്കായിരുന്നു ആദ്യം പോയിരുന്നത്. പിനീട് അത് അഹ് . പിന്നീട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റക്ക് പോയീട്ടുണ്ട്. അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. വേണ്ടിയായിരുന്നു. ജോലി സംബന്ധമായ . അതുകൊണ്ടുതന്നെ എനിക്ക് പിന്നീടുള്ള യാത്രകളെല്ലാം .

ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയിരുന്നതൊരു ഒരാഴ്ചക്ക് വേണ്ടിയായിരുന്നു. കാര്യങ്ങളെലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഹ് അങ്ങിനെയാണല്ലേ. നമ്മളൊരു സ്ഥലത്തു അറിയാത്ത സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ കുഴപ്പമില്ലെന്നാണ് താങ്കള് പറയുന്നത് ലെ. അങ്ങിനെയാണോ? അതെ. അങ്ങനെത്തന്നെയാണ്. താങ്കൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടോ ആഹ് അങ്ങിനെയാലെ. ഏർ എങ്ങിനെയാ ഏത് മാർഗത്തില പോകുന്നത്? Train ആണോ അതോ bus ആണോ? ഇങ്ങിനെയായിരുന്നു താങ്കൾ പോയിരുന്നത്?

ആഹ് അങ്ങിനെലെ. ഏർ എത്ര ദിവസം കൊണ്ട് എത്തി അവിടെ? ഒരു ദിവസം കൊണ്ടുതന്നെ എത്തിയില്ല? എപ്പോഴായിരുന്നു പോയിരുന്നത്? ഞാൻ പത്തുമണിക്കായിരുന്നു train ഉണ്ടായിരുന്നെ. പത്തുമണിക്ക് കേറി വൈകീട്ട് ഒരു ഒൻപത് ഒൻപതര ആയപ്പോഴേക്കും അവിടെയെത്തി . യാത്ര പോയിരുന്നത്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് രാത്രില് എട്ട്മണി ഒന്പതുമണി സമയത് കയറി രാവിലെ ഒരു ഏഴുമണി എട്ടുമണി സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചെത്തുകയും ചെയ്തു. ഇങ്ങിനെയായിരുന്നു യാത്ര. ആഹ് അങ്ങിനെയാണല്ലേ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങള് പുറത്തേക്ക് പോകാനും അതായത് friends സിനോട് പോ ഒപ്പമുള്ളതും family ഒപ്പോമുള്ള എല്ലാ യാത്ര പഠിച്ചു കഴിഞ്ഞു എന്നാണ്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ താങ്കൾക് ഏർ ഇഷ്ടമുള്ളതായി തോന്നീട്ട് കൂടെ പോയിട്ടുള്ളതായിരുന്നു? ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് family യുമായിട്ടുള്ള യാത്രയാണ്. കാരണം എല്ലാ നമ്മുക്ക് ഒരു freedom ഒരു എല്ലാവരും ആയിട്ട് നമ്മുക്ക് ആഘോഷിച്ചു പോകാൻ പറ്റിയൊരു ഏറ്റവും കൂടുതൽ family ആയിട്ടാണ്. പിന്നീട് friends ഉം ഇതുപോലെതന്നെയാണ്. ഞാൻ കൂടുതൽ family യുമായിട്ട് പോകുമ്പോഴാണ് ഒന്നുകൂടി ചെയ്യാൻ പറ്റുന്നത്. ആഹ് അതേലെ. അഹ് എനിക്കും അങ്ങനെത്തന്നെയാണ്. ഞാൻ ഇതുവരെ ഒറ്റക്കൊന്നും പോയിട്ടില്ല. അതോണ്ടാണ് ഒറ്റക്ക് പോയീട്ടുള്ള അനുഭവത്തെ കുറിച്ചു ചോദിച്ചത്. എന്നാ നമ്മുക്ക് ഇനി ഈ വിഷയത്തെ കുറിച്ചു ഇവിടെ നിർത്തിയാലോ? എനിക്കൊത്തിരി അഹ്

ആഹ് ശെരി. എന്നാ നമ്മുക്ക് പിന്നീട് സമയം കിട്ടുമ്പോള്‍ ഇതിനെപ്പറ്റി വീണ്ടും സംസാരിക്കാവുന്നതാണ്. നന്ദി.